ആഹ് ലോക കപ്പല്ലേ കണ്ടിരുന്നു. ഇപ്പൊ എഹ് അ ആവേശത്തിലാണാല്ലോ ഉള്ളത് എല്ലാരും ഇന്നലെ രണ്ട് പ്രമുഖ സംഘത്തിൻ്റെ കളി ഉണ്ടായിരുന്നല്ലോ

ആഹ് ഞാൻ ഇന്നലെ കണ്ടിരുന്നു നമ്മൾ ആഹ് അർജറ്റിന ആണ് എന്നാലും നമ്മൾ കളി കണ്ടിരുന്നു

മോശമില്ല എന്നാലും ഏഹ് വേൾഡ് എഹ് ലോകകപ്പിനെ സംബന്ധിച്ച്

ഇപ്പൊ സംഭവിക്കുന്നത് മൊത്തം ഒരു അട്ടിമറി ആണലോ മ്മ്ഹ്. വലിയ വലിയ ഇഹ് ടീമുകള് ആദ്യകളിയിൽ തന്നെ തോൽവി നേടിയിരുന്നാലോ

അതൊരു തോൽവി തുടക്ക വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്ന് പറയാറുണ്ടല്ലോ. അങ്ങിനൊക്കെ ആണെന്ന് വിചാരിക്കാം

ഇനിയും രണ്ട് കളി വിജയിച്ച് കഴിഞ്ഞാൽ ആഹ് വിജയത്തിൻ്റെ മുന്നോടി ആയിട്ട് രണ്ട് കളി തോറ്റു ഒരു കാളി തോറ്റ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു

അതെ പോലെ ഇപ്പൊ ഈ ലോക കിരീടത്തിൽ ഈ കാൽപന്ത് കളി തന്നെ ഇപ്പൊ ലോകത്ത് വലിയൊരു മാറ്റം സൃഷ്ടിക്കേണല്ലോ ഖത്തർ ആഹ് അത് മികച്ചൊരു പോയിന്റ് ആണ് മ്മ്ഹ്. ഏഷ്യയില് ഇപ്പൊ അധികയിട്ട് കൊറേ വർഷങ്ങൾക്ക് ശേഷം അല്ലെ ഈ കളി വരുന്നത്

വലിയൊരു വലിയ വലിയ ഒരു പദ്ധതികളും വലിയ സൗകര്യങ്ങളും ഒക്കെ ആണ് ഖത്തർ എന്തകീർനെ വെച്ചിരുന്നത് എന്നാണ് വായിച്ചിട്ടെല്ലാം മന്സിലായത് ആഹ് അതെ ഞാന് വെച്ചാൽ പതിനാലെ പോയൻറ്റ് ഏഹ് കൊറച്ച് പതിനാലെ പോയൻറ്റ് ഏഹ് ഏകദേശം പതിനാല് ബില്യൺ മാത്രം ചെലവഴിച്ചിരുന്ന വേൾഡ് കപ്പാണ് ഖത്തർ ൽ എത്തുമ്പോ

എഹ് ഇരുനൂറ് ബില്യൺ ചെലവഴിക്കുന്നത് മ്മ്ഹ് കൂടുതല് ചെലവേറിയ ഇത് ലോക കിരീടം കാൽപന്താണെന്ന് കേട്ടിട്ടുണ്ട്

കൂടുതല് ഏഹ് ചെലവില് നടത്തുന്നൊരു

കളിയാണ് ഈ ഈൽ ഈ വർഷത്തേത് ആഹ് അതെ മാത്രമല്ല സാധാരണയെക്കാൾ ഉപരിയായിട്ട് ഈ ഒരു ലോക കപ്പ് ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നുണ്ട്

അതെ മിനിയാന്ന് ഒരു അഹ് ഒരു സംഭവം അതായത് ജർമ്മനി ആണെന്ന് തോനുന്നു അവര് എന്തോ ഒരു പ്രധിഷേധിച്ച് അതിനിവർ കൊറേ ഇത് വിമർശനങ്ങൾ വന്നിരുന്നു അവർ കളി തൊടങ്ങുന്നട്ടിം മുമ്പ് എന്തോ

വായ പൊതി പ്രതിഷേധം അറിയിക്ക അങ്ങിനെ എല്ലാം പറഞ്ഞിട്ട്

അവരുടെ ആ ഒരു ചിഹ്നങ്ങൾ കാണിക്കാൻ സമ്മധികത്തിൻ്റെ പേരിൽ അവർ പ്ര

പക്ഷേ ആ പ്രതിഷേധത്തെ ഞാൻ ഒക്കെ നോക്കിക്കാണുന്നത് അത് അത്രേം അബദ്ധമായ ഒരു കാര്യം ആണെന്നാണ്

കാരണം നമ്മൾ ഒരു സംസ്കാരത്തെ അംഗീകരിക്കേണ്ടതുണ്ട് അല്ലെങ്കി നമ്മൾ നമ്മളതിനെ

ആഹ് പക്ഷെ അത്രേം അതില് നമ്മൾ എതിർക്കപ്പെടേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ആഹ് പ്രധിഷേധിക്കുന്ന ജർമ്മനി പക്ഷെ വംശീയത്തിൽ ആഹ് ഒരിക്കലും ഇതിനെ പൊറത്താക്കിയതായിട്ട് ആ ഒരു ഓർമ ഇല്ലേ

ആ അപ്പൊ അത്തരത്തിൽ ഇപ്പൊ എന്താ പറയാ പ്രകടിപ്പിക്കാത്ത ഒരു ടീം പിന്നെ ഈ ഒരു അവസരത്തിൽ വലിയ അ അവകാശ വാദങ്ങൾ ഉന്നയിക്കുമ്പോ അത് ഏഹ് നമുക്ക്

നമ്മുട ഇന്ത്യക്ക് ഈ ഒരു കാൽപ്പന്തു കളിയിൽ എപ്പോഴാണ് ബോൾ തട്ടാൻ ഉള്ള ഒരു ഭാഗ്യം ഉണ്ടാവേ കാൽപന്ത് അറിയില്ല ഇന്ത്യക്ക് ഉണ്ടായെങ്കിൽ നമ്മൾ അത്രേം എന്താ പറയെ ഭാഗ്യവാന്മാർ അല്ലെ ഇപ്രാവിശ്യം ഇങ്ങനെ ഉണ്ടായിരുനെങ്കിൽ. ഇപ്പൊ അധികം ഖത്തറിൽ ഉള്ളത് മലയാളികൾ ആണല്ലോ

ഇന്ത്യയെ ആഹ് ഇന്ത്യയെ തൊട്ടും നമ്മുടെ കേരളത്തെ തൊട്ടും ഈ കാൽപന്ത് എന്നുള്ളത് ഒരു ഹരാണ് മൊത്തത്തിൽ കളിക്കാൻ പറ്റുന്നതിലും അങ്ങിനെ അതിന് മുന്നോടി ആയി ഒരുപാട് പരിപാടികൾ ഒക്കെ ഒക്കെ കേരളം പ്രത്യേകിച്ച് ഇന്ത്യയിൽ ആണ് കേരളത്തിൽ പ്രത്യേകിച്ച് വേറെത്തന്നെ ഒരു

ഒരു ഹരായിട്ടാണ് കൊറേ ആളുകൾ കാണുന്നത് ആവേശാണ് അതന്നെ കേരളത്തിൽ പ്രത്യേകിച്ചും മലപ്പുറം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ മക്ക എന്ന് വേണേ നമുക് പറയാം

ഇങ്ങനെയൊക്കെയാണ് പോരാഞ്ഞിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കായികത്തിന് നല്ലൊരു സ നല്ലൊരു പിന്തുണ നല്കിയാല് ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടാവും

ഇനി അടുത്തൊരു ലോക കിരീടം ആഹ് കളിയിൽ നമ്മുടെ ഇന്ത്യ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും ഒരുപാട് ആളുകൾ ആഹ് അതെ. അങ്ങിനെ ഇണ്ടായെങ്കി മാത്രമേ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ കൊടിയൊന്നുംകൂടി ഉയർത്തി കെട്ടാൻ ഉള്ള ഒരു ഭാഗ്യം

തീർച്ചയായും അങ്ങിനെ ഒന്ന് ഉണ്ടാവട്ടെ നമുക് എന്താകാം പ്രാർത്ഥിക്കാം